ആഹ്. എന്താ ജോലി കഴിഞ്ഞിട്ട് വന്നതായിരിക്കൂല്ലേ?

എന്താവസ്ഥ അവടെ ജോലീന്റെയും ജോലിക്ക് കൊഴപ്പോന്നുവില്ല. അത്യാവശ്യം നന്നായിട്ട് പോകുന്നു. ആഹ്. എങ്ങന്ണ്ട്‌ സ്‌ട്രെസ് കാര്യങ്ങള് ഒക്കെ ഒരുപാട് മാനസിക പിരിമുറുക്കങ്ങളാവല്ലോ ജോലിയൊക്കെ ആയിട്ട്.

ആഹ് തൊടക്കായോണ്ട് അത്യാവശ്യം സ്‌ട്രെസും സംഭവങ്ങളൊക്കൊണ്ട്. പക്ഷെ മാനേജ് ചെയ്ത് പോകുന്നു.

ചുരുക്കത്തില് എങ്ങനൊണ്ട് ഇഷ്ടപ്പെട്ട് പോണൊണ്ടോ ജോലി?

എന്താണ് പ്രശ്നേന്താണ്? പ്രശ്നംന്ന് പറയുമ്പ നമ്മളിങ്ങനെ ഏഹ് എന്താ പറയാ, ട്രെയിനിങ്ങിന്റെ ഇത് പോലെ ഒരൂ നമുക്കൊരെക്സ്പെക്ടേഷൻ ഇണ്ടാവല്ലോ?

ഏഹ് അത് ഉം നല്ല താൽപര്യത്തോടെന്നെയാണ് നീയെടുത്ത തൊഴില്. അതെ അതെ. എന്റെ ഒര് ഇന്റെറെസ്റ്റിലെന്നെയാ എടുത്തത്. ഉം. ഉം അപ്പോ എനിക്ക് ഭാ നീ ശെരിക്ക് ഭാഗ്യാണ്. അല്ലെ?

അതുപോലെ അതിനോട് താല്പര്യയില്ലാതെ ആ തൊഴിൽ മേഖലയില് ഇഷ്ടം ഇല്ലാത്ത മേഖലയിലെത്തുന്ന എത്ര ആൾക്കാരുണ്ട്? ആഹ് അതെ. അത് അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇണ്ടാവണ്ണ്ട്. ഇപ്പെന്റെ എൻ എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവർക്കും അങ്ങനെ തന്നെ. അങ്ങനെ ചില പ്രശ്ങ്ങളൊക്കിണ്ട്. ആഹ് അതെ. ആഹ് അവര്, ആഹ് ആഹ് അവരിഷ്ടല്ലാത്തൊര് മേഖലയിലാണെത്തിപ്പെട്ടത്.

ജോലി ചെയ്യണല്ലോന്നുള്ളൊരു ഒറ്റ കണ്ടീഷനിൽ മാത്രം വരുന്നവരാ. ആ ഒര് രീതീല് അവര് വീട്ട്ന്നുള്ള സമ്മർദ്ദോക്കെ ആയിരിക്കും. ആഹ് അതെ പിന്നെ കുടുംബപരമായിട്ട് ബൈ സാമ്പത്തികവായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് നേരിടുന്നവരാ അധികോം. ആഹ്. അത് ഭയങ്കര കഷ്ടാണ്, കാരണം ശെരിയാണ്. ഇപ്പോ നമ്മളവസ്ഥ തന്നെയെടുത്ത് നോക്കിയാല് ഇപ്പം പഠനം കഴിഞ്ഞ പാട് അഹ് നമ്മടെ ഗൾഫ് ഗൾഫിലേക്ക് പോകണ്ടൊര് സാഹചര്യാണുള്ളത് മുന്നില്. അപ്പ നമ്മള്

ഉം. അതെ. പിന്നത് മാത്രല്ല ഏഹ് എന്താ പറയാ ഭയൻ നല്ലൊരു എ കോഴ്‌സ് ചെയ്താലും അതിനനുസരിച്ചിട്ടുള്ള സാലറിയുള്ള ജോലിയല്ല പലരും ചെയ്യുന്നത്. അതൊരൂ ആഹ് എങ്ങനേങ്കിലും ജോലീക്കേറണം. കാരണംന്ന് വെച്ചാല് ഏഹ് ഒരൂ ഡിഗ്രി പിജി ലെവലിലൊക്കെ പഠിച്ചിട്ട് അവരെ എന്താ പറയാ ഇപ്പ ചെല ആൾക്കാർക്ക് ഏഹ് വിദ്യാഭ്യാസ ലോണൊക്കെ എടുത്തിട്ടായിരിക്കുവല്ലോ പഠിച്ചിട്ട്ണ്ടാവുക.

അപ്പ അതൊക്കെ അതും മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതീലുള്ള ഒരു ഏഹ് ജോലിയല്ല പലരും ചെയ്യുന്നത്. ആഹ് അപ്പവര്ക്കത് കംപ്ലീറ്റ് ചെയ്യാ അതും പൂർത്തിയാക്കാനുള്ള ജോലി വേണം. അതെ അതെ. ജോലി ജോലി ഏഹ് എന്താ പറയാ ജോലീന്റെ സാലറി കൊറച്ചും കൂടി അത് മീറ്റ് ചെയ്യാൻ പറ്റണം. ഇല്ലെങ്കിപ്പിന്നെ കാര്യയില്ലല്ലോ. അത് ഭയങ്കര പാ അതെ. ഏത് തൊഴിലിനുവൊര് എന്താ പറയാ മാന്യതയൊക്കിണ്ട്. പക്ഷെ അമ്മളിഷ്ടപ്പെടുന്ന തൊഴിലാവുമ്പളാണ് കൂടുതല് ഏഹ് ഭംഗി അല്ലേ? കൂടുതൽ അതിനുള്ളൊരു

അതെ നമ്മളൊരു പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരു കോഴ്‌സ് ചെയ്യുന്നത് നമ്മളിങ്ങനെ ഇന്റെറെസ്റ്റഡായിട്ടൊര് മേഖയിലെത്തിപ്പെടാൻ വേണ്ടീട്ടാവുവല്ലോ? അതിപ്പം ചെയ്യാൻ പറ്റാത്തവര് അതിന് ശേഷം അതിനനുസരിച്ചുള്ളൊരു മേഖലയിലേക്ക് പോവും.

ഇപ്പ രണ്ടും പറ്റൂല്ലെങ്കില് നമക്കെന്താ അതുവായിട്ട് പൊരുത്തപ്പെട്ട് പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ബുദ്ധിമുട്ടാണ്. എന്റെ അഭിപ്രായത്തില് ഈ അധികാൾക്കാരും ഇപ്പ നിന്നെപ്പോലെയുള്ള ചുരുക്കം ചില ഭാഗ്യവാൻ ഭാഗ്യവതികളൊഴികെ ബാക്കിയുള്ള ആൾക്കാരൊക്കെന്താണ് ഈ കുടുംബത്തിന്റെ ഏഹ് നിർബന്ധത്തിന് അല്ലെങ്കില് സാമ്പത്തികമായ പിരിമുറുക്കം സ്വയം ഏറ്റെടുത്തുകൊണ്ട്

സ്വന്തം അഭിരുചി അല്ലാത്തൊര് തൊഴിലേറ്റെടുക്കേണ്ടി വര്കാണ്.

അതെ ഇപ്പ ഞാൻ പഠിക്കുന്ന സമയത്തെന്നെ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു പത്തിരുപത്തണ്ട് ഇരുപത്തിരണ്ട് പേര് പിജിയിലിണ്ടായിരുന്നു. പക്ഷെ അതില് ഒരൂ മൂന്ന് നാലാൾക്കാര് ഏഹ് പഠിക്കാൻ പറ്റണില്ല

പാർട്ട് ടൈം ജോബ് ചെയ്തിട്ടായിരുന്നു അവരാദ്യം പഠിക്കാൻ വന്നത്. പക്ഷെ പഠിത്തം രണ്ടും ഒരുമിച്ച് കൊണ്ടുപോവാൻ പറ്റാത്ത കൊണ്ട് ഇതുപോലെ വീട്ടിലെ അവസ്ഥ എന്താ പറയാ മനസിലാക്കിക്കൊണ്ടവര് പഠിത്തം ഡ്രോപ്പ് ചെയ്തിട്ട്

ജോലിക്ക് പോയവരൊക്കെ എനിക്കറിയുന്നവരുണ്ട്. ആഹ് അതാണ് പ്രശ്നം. പക്ഷെ നമ്മക്കിപ്പിതിലൊന്നും ചെയ്യാൻ പറ്റൂല്ല. ഏഹ്

അത് ഈ കുടുംബപരമായി സാമ്പത്തികപരമായ കാര്യം നോക്കുമ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ചൊരു വീട്ടിലെ മൂത്തകുട്ടിയാണെങ്കി പിന്നെ അയ്യോ പറയാനില്ല പിന്നെ. ആഹ് സീനാണ്. ഉം. ആകെയൊരു ബാധ്യതയായിപ്പോവും. മൊത്തത്തില് ഈ തൊഴിൽ മേഖലയെപ്പറ്റി പറയുമ്പോ അഭിരുചി എന്നത് കടന്ന് വരും. മാത്രല്ല അവടെ സാമ്പത്തികമാദ്യം സാമ്പത്തിക പ്രതിസന്ധിയും കൂടി കടന്ന് വരൂല്ലേ?

ഉം ഉം അതെ ഒര് കരിയറില് വളരുകാന്ന് ഉദ്ദേശിക്കുന്നത് ആഹ്